Javaയിലെ ടൈപ്പ് കൺവേർഷൻ എന്ന സ്പോകെൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം
ഇവിടെ പഠിക്കുന്നത് ഒരു ഡേറ്റ ടൈപ്പിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഡേറ്റയെ മാറ്റുന്നത് രണ്ട് തരത്തിലുള്ള കൺവേർഷൻ ഇംപ്ലിസിറ്റ് കൺവേർഷൻ എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ stringsനെ നംബർസ് ആക്കി മാറ്റുന്നത്
ഇതിനായി ഉപയോഗിക്കുന്നത് ഉബുന്റു 1110 ജെഡികെ 16 എക്ലിപ്സ് 37 ഈ ട്യൂട്ടോറിയൽ പിന്തുടരുന്നതിനായി Javaയിലെ ഡാറ്റ typesനെ കുറിച്ച് അറിഞ്ഞിരിക്കണം
അറിയില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ട്യൂട്ടോറിയലിനായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക
ഡേറ്റയെ ഒരു ഡേറ്റ ടൈപ്പിൽ നിന്നും മറ്റൊന്നിലേക്ക് മാറ്റുന്നതിനെ ടൈപ്പ് കൺവേർഷൻ എന്ന് പറയുന്നു
ഇതെങ്ങനെ ചെയ്യുമെന്ന് നോക്കാം
Eclipseലേക്ക് പോകാം
ഇവിടെ എക്ലിപ്സ് IDEയും ബാക്കിയുള്ള കോഡ് എഴുതുന്നതിനുള്ള ഘടനയും ഉണ്ട്
ടൈപ്പ്കൻവേർഷൻ എന്ന ക്ലാസ് സൃഷ്ടിച്ച് അതിൽ മെയിൻ മെത്തോട് ചേർത്തിട്ടുണ്ട്
ഇപ്പോൾ കുറച്ച് വേരിയബിളുകൾ സൃഷ്ടിക്കാം
ഇന്റ് a ഇക്വൽ ടോ 5 ഫ്ലോട്ട് b b ഇക്വൽ ടോ a ഇവിടെ സൃഷ്ടിച്ച രണ്ട് വേരിയബിളുകളിൽ അ ഇന്റിജറും ബ് floatഉം ആണ്
എന്നിട്ട് ഇന്റിജർ മൂല്യം ഒരു ഫ്ലോട്ട് വേരിയബിളിൽ സ്റ്റോർ ചെയ്യുന്നു
ഫ്ലോട്ട് വേരിയബിൾ ഇപ്പോൾ എന്താണ് ഉൾകൊള്ളുന്നത് എന്ന് നോക്കാം
സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ ഫയൽ സേവ് ചെയ്ത് റൺ ചെയ്യുക
5 എന്ന ഇന്റിജർ 50 എന്ന ഫ്ലോട്ട് ആയി മാറിയത് കാണാം
ഇത്തരത്തിലുള്ള കൺവേർഷനെ ഇംപ്ലിസിറ്റ് കൺവേർഷൻ എന്ന് പറയുന്നു
അതിന്റെ പേര് നിർദേശിക്കുന്നത് പോലെ മൂല്യം സ്വയമേ തന്നെ ഡേറ്റ ടൈപ്പിന് അനുസൃതമായി മാറുന്നു
ഇതേ മാർഗത്തിലൂടെ ഇപ്പോൾ floatനെ ഇന്റ് ആക്കി മാറ്റാം
5 നീക്കം ചെയ്യുന്നു
ഫ്ലോട്ട് b ഇക്വൽ ടോ 25ഫ്
ബ് aയിൽ സ്റ്റോർ ചെയ്തിട്ട് aയുടെ മൂല്യം പ്രിന്റ് ചെയ്യുന്നു

ഫയൽ സേവ് ചെയ്യുക
ഇവിടെ ഒരു എറർ കാണുന്നു
എറർ സന്ദേശം ഇങ്ങനെയാണ് ടൈപ്പ് mismatch കാന്നോട്ട് കൺവേർട്ട് ഫ്രോം ഫ്ലോട്ട് ടോ ഇന്റ്
അതായത് ഇംപ്ലിസിറ്റ് conversionനിൽ intൽ നിന്ന് floatലേക്ക് മാറ്റാനേ കഴിയൂ
തിരിച്ച് സാധ്യമല്ല
floatനെ ഇന്റ് ആക്കി മാറ്റുവാൻ എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ ഉപയോഗിക്കുന്നു
ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം
അതിന് വേണ്ടി വേരിയബിളിന് മുന്നിലായി ഇന്റ് പരാൻതീസിസിൽ കൊടുക്കുക
ഈ സ്റ്റേറ്റ്മെന്റിന്റെ അർത്ഥം വേരിയബിൾ bയിലെ ഡേറ്റയെ ഇന്റ് ഡേറ്റ ടൈപ്പിലേക്ക് മാറ്റിയതിന് ശേഷം aയിൽ സ്റ്റോർ ചെയ്യുക
ഫയൽ സേവ് ചെയ്ത് റൺ ചെയ്യുക
ഫ്ലോട്ട് ടൈപ്പിലുള്ള മൂല്യം ഇന്റ് ആയി മാറിയത് കാണാം
പക്ഷേ ഡേറ്റ ടൈപ്പിന് അനുയോജ്യമായ രീതിയിൽ ഡേറ്റയിലും മാറ്റം വരുന്നു
ഡേറ്റയെ intൽ നിന്ന് ഫ്ലോട്ട് ആക്കുന്നതിനും എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ ഉപയോഗിക്കുന്നു
നേരത്തേ പറഞ്ഞ ഉദാഹരണം നോക്കാം
ഇന്റ് a 5 ഫ്ലോട്ട് ബ് b a systemoutപ്രിന്റ്ലൻ ഇവിടെ ഇന്റിജറിനെ ഫ്ലോട്ട് ആക്കാൻ എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ ഉപയോഗിക്കുന്നു
ഫയൽ സേവ് ചെയ്ത് റൺ ചെയ്യുക
ഇന്റ് മൂല്യം ഫ്ലോട്ട് മൂല്യം ആയി മാറിയത് നമുക്ക് കാണാം
ഒരു characterനെ ഇന്റഗർ ആക്കുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് നോക്കാം
ഇന്റ് അ ചാർ c ഇക്വൽ ടോ സിംഗിൾ quotesനുള്ളിൽ m a ഇക്വൽ ടോ c സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ ക്യാരക്ടർ mനെ ഒരു ഇന്റിജർ ആക്കിയിട്ട് മൂല്യം പ്രിന്റ് ചെയ്യുന്നു
സേവ് ചെയ്ത് റൺ ചെയ്യട്ടെ
ഔട്ട്പുട്ട് mന്റെ ആസ്കി മൂല്യമായ 109 ആണെന്ന് കാണാം
അതായത് ഒരു charനെ ഇന്റ് ആക്കി മാറ്റുമ്പോൾ അതിന്റെ ആസ്കി മൂല്യം ആണ് സ്റ്റോർ ചെയ്യുന്നത്
ഒരു ഡിജിറ്റ് ഉപയോഗിച്ച് ഇത് ചെയ്ത് നോക്കാം
ചാർ c ഡിജിറ്റ് 5 സേവ് ചെയ്യുക
റൺ ചെയ്യുക
ഔട്ട്പുട്ട് 5 എന്ന സംഖ്യക്ക് പകരം ക്യാരക്ടർ 5ന്റെ ആസ്കി മൂല്യമായ 53 ആണെന്ന് കാണാം
ആ സംഖ്യ തന്നെ കിട്ടുന്നതിനായി ഒരു സ്ട്രിംഗ് ഉപയോഗിച്ചിട്ട് അതിനെ ഇന്റിജർ ആക്കി മാറ്റണം
ഇത് എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം
മെയിൻ ഫങ്ഷൻ വൃത്തിയാക്കുക
ടൈപ്പ് ചെയ്യുക സ്ട്രിംഗ് ഷെയ്ത് ഇക്വൽ ടോ ഡബിൾ quotesൽ 6
അതായത് Heightന്റെ സ്ട്രിംഗ് രൂപം

ഇന്റ് h ഇക്വൽ ടോ ഇന്റ് ഓഫ് ഷെയ്ത് അതായത് എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ
സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ ഹ്
ഫയൽ സേവ് ചെയ്യുക
6 എന്ന മൂല്യമുള്ള ഒരു സ്ട്രിംഗ് വേരിയബിൾ സൃഷ്ടിച്ചിട്ട് അതിനെ ഇന്റിജർ ആക്കി മാറ്റുവാൻ ശ്രമിക്കുന്നു
പക്ഷേ ഇവിടെ ഒരു എറർ കാണുന്നു
എറർ സന്ദേശം ഇങ്ങനെയാണ് കാന്നോട്ട് കാസ്റ്റ് ഫ്രോം സ്ട്രിംഗ് ടോ ഇന്റ്
അതായത് stringsനെ മാറ്റുന്നതിനായി ഇംപ്ലിസിറ്റ് അല്ലെങ്കിൽ എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ ഉപയോഗിക്കുവാൻ കഴിയില്ല
അതിനായി മറ്റ് മാർഗങ്ങൾ സ്വീകരിക്കണം
നമുക്ക് അവ പരിശോധിക്കാം
ഇന്റ് ഷെയ്ത് നീക്കം ചെയ്തിട്ട് ഇന്റഗർ ഡോട്ട് പാർസിന്റ് ഷെയ്ത് ടൈപ്പ് ചെയ്യുക

ഫയൽ സേവ് ചെയ്ത് റൺ ചെയ്യുക
മൂല്യം ഇന്റിജർ ആയി മാറ്റുവാൻ വിജയകരമായി സാധിച്ചു എന്ന് കാണാം
ഇതിനായി ഇന്റിജർ moduleലെ പാർസിന്റ് മെത്തോട് ഉപയോഗിക്കുന്നു
6543 എന്നിങ്ങനെ ഒന്നിലധികം അക്കങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് നോക്കാം
ഫയൽ സേവ് ചെയ്ത് റൺ ചെയ്യുക
വീണ്ടും സ്ട്രിംഗ് ടൈപ്പിലുള്ള അക്കങ്ങൾ ഇന്റിജർ ആയി മാറുന്നത് കാണാം
സ്ട്രിംഗ് ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് സംഖ്യ ആണെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് നോക്കാം
6543 നെ 6543 എന്ന് മാറ്റുക
ഇപ്പോൾ സ്ട്രിംഗ് ടൈപ്പിലുള്ള ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറിനെ ഇന്റിജർ ആക്കി മാറ്റാം
ഫയൽ സേവ് ചെയ്ത് റൺ ചെയ്യുക
ഇവിടെ ഒരു എറർ കാണുന്നു
അതായത് ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് സംഖ്യ ഉൾകൊള്ളുന്ന stringനെ ഇന്റിജർ ആക്കി മാറ്റുവാൻ സാധിക്കില്ല
ഇതിനെ ഫ്ലോട്ട് ആക്കി മാറ്റണം
അത് എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം
ആദ്യമായി ഡേറ്റ ടൈപ്പ് ഫ്ലോട്ട് ആയിരിക്കണം
രണ്ടാമതായി ഫ്ലോട്ട്
പാർസ്ഫ്ലോട്ട് ഉപയോഗിക്കണം

ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് സംഖ്യ ഉൾകൊള്ളുന്ന stringനെ യഥാർത്ഥ ഫ്ലോട്ടിംഗ് പോയിന്റ് സംഖ്യ ആക്കുവാൻ ഫ്ലോട്ട് classലെ പാർസ്ഫ്ലോട്ട് മെത്തോട് ഉപയോഗിക്കുന്നു
ഫയൽ സേവ് ചെയ്ത് റൺ ചെയ്യുക
ഫ്ലോട്ടിംഗ് പോയിന്റ് സംഖ്യ ഉൾകൊള്ളുന്ന സ്ട്രിംഗ് വിജയകരമായി floatingപോയിന്റ് സംഖ്യ ആക്കി മാറ്റപ്പെട്ടത് കാണാം
ഇങ്ങനെയാണ് ഇംപ്ലിസിറ്റ് എക്സ്പ്ലിസിറ്റ് കൺവേർഷനുകൾ നടന്നത്
അത് പോലെ stringsനെ നംബർസ് ആക്കുന്നത്
ഇതോടെ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു
ഇവിടെ പഠിച്ചത് എപ്രകാരം ഡേറ്റയെ ഒരു ടൈപ്പിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റാം
ഇംപ്ലിസിറ്റ് എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്
stringനെ നംബർസ് ആക്കി മാറ്റുന്നത്
ഒരു അസ്സൈൻമെന്റ് integerടോസ്ട്രിംഗ് floatടോസ്ട്രിംഗ് എന്നിവയെ കുറിച്ച് വായിച്ചിട്ട് അവ എന്താണ് ചെയ്യുന്നത് എന്ന് മനസിലാക്കുക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
ഇത് സ്പോകെൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു
നല്ല ബാൻഡ് വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൌൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്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
ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫികറ്റുകൾ നല്കുന്നു
കൂടുതൽ വിവരങ്ങൾക്കായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക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
ഈ മിഷനെ കുറിച്ചുള്ള കുടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്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
ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി